നമസ്കാരം. സുഗമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആ നീ ഇപ്പൊ എന്ത് ചെയ്യാണ്? പഠിക്കാണോ അതോ ജോലിയിലാണോ? നമസ്കാരം സുഖായിട്ടിരിക്കുന്നല്ലോ. നല്ല വിശേഷം. അവിടെയോ?

പഠിച്ചുകൊണ്ടിരിക്കാണല്ലേ? ആ ഞാനിപ്പോ ഇന്ന് വിളിലിച്ചിരിക്കിണേന്നു പറഞ്ഞാ ഞാൻ കുറച്ചു കാര്യങ്ങള് സംസാരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ആഹ് സംസാരിക്കാന്നു പറഞ്ഞാ അങ്ങനെയല്ലാ നമ്മുടെ ചെറിയ കുറച്ചു കാര്യങ്ങള് അതായത് ഞാനിപ്പോ ചോദിക്കാൻ പോകുന്നത് നിന്നോട് യാത്രയെ പ്പറ്റിയിട്ടാണ് കേട്ടോ. അഹ് എനിക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ട്ടാണ്.

ഞാനെന്നും പഠിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് യാത്ര ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്.

സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആഹ് ആരൊപ്പാണ് യാത്ര ചെയ്യാൻ ഇഷ്ടം? അതായത് ഒറ്റക്കാണോ കൂട്ടുകാരോടൊപ്പമാണോ വീട്ടുകാരെ ഒപ്പമാണോ? ഞാൻ ആരുടെയും കൂടെ യാത്ര ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടില്ല. കാരണം ഞാൻ യാത്ര അത്ര ഇഷ്ടപ്പെടുന്നതോണ്ട് തന്നെ ഞാൻ ആരുടെ കൂടെ വേണേലും കൂട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാരേം കൂടെ യാത്ര ചെയ്യാറുണ്ട്.

യാത്ര അനിവാര്യമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാഹചര്യമനുസരിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. പിന്നെ മനസ്സിന് ഒരു സമാധാനവും ശാന്തിയുമൊക്കെ കിട്ടാൻ വേണ്ടിട്ടും യാത്ര നമ്മളെ വളരെയധികം സഹായിക്കുന്നോണ്ട് ഇടക്കിടക്കൊക്കെ നമ്മള് യാത്രക്ക് പോകുന്നത് അനിവാര്യമാണ്. അനിവാര്യമാണല്ലേ? ഏഹ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായത് യാത്ര ചെയ്തു പോവാനായിട്ട് ഇഷ്ടമുള്ള ഒരു സ്ഥലം പറയാമോ? എന്റെ ഒരു ബന്ധുവിന്റെ വീട് ഇവിടെ ആലപ്പുഴയുണ്ട്. അവിടെ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ് അവിടെയുള്ളത്. അതുകൊണ്ടുതന്നെ എനിക്ക് അവിടേക്ക് പോകുന്നത് വളരെ ഇഷ്ടാണ്. അതേല്ലേ? ശരി ആലപ്പുഴെന്നു പറയുമ്പോ തന്നെ നമുക്ക് പാടവും പുഴയും അതൊക്കെയാണല്ലേ ആദ്യം ഓർമ്മ വരുന്നേ? അതേ അതേ. അവിടുത്തെ ആ ഒരു പ്രകൃതിയെ അത്രക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നമ്മളെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ.

ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് അത് സുരക്ഷിതമാണോ അല്ലോ കുഴപ്പമൊന്നുല്ലേ? ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറയാം അത് സുരക്ഷിതമാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത് സുരക്ഷിതമല്ല. കാരണം നമ്മള് ഏഹ് ദിനംപ്രതി കേൾക്കുന്ന വാർത്തകള് കളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ചില സാഹചര്യങ്ങളിൽ അത് അത്ര സുരക്ഷിതമല്ല. അതേല്ലേ? ഏഹ് നമ്മൾടെ നാട്ടില് ഇപ്പം ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ബോധവൽക്കരണങ്ങൾ കൊടുക്കാം. ചെറുപ്പത്തിലെ തന്നെ നമ്മൾക്ക് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാം. എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത്. ബോധവൽക്കരണത്തിലൂടെ നമ്മക്ക് ഏറെക്കുറെ സുരക്ഷിതമാക്കാൻ നമുക്ക് സാധിക്കും. അതേല്ലേ? യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതല് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾക്ക് നേരത്തെ കൂട്ടി ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ളൊരു ആഹ് നമ്മുക്ക് നിശ്ചയം ഉണ്ടായിട്ടാണോ അതോ അല്ലാ നമ്മൾക്ക് ഇപ്പം യാത്ര പോകാൻ തോന്നുന്നു എന്നും പറഞ്ഞ് പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നും അറിയാതെ അങ്ങനെ യാത്ര ചെയ്യുന്നതാണോ നല്ലത്? ആഹ് ഈ പറഞ്ഞ രണ്ടും നല്ലത് തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നേരത്തെ മുൻകൂട്ടി യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളാ ഇണ്ടാകാ. അതായത് നമ്മളെ എവിടെയെങ്കിലും മുൻകൂട്ടി പറഞ്ഞിട്ട് പോകുന്ന സ്ഥലങ്ങൾ. ചില സാഹചര്യങ്ങളിൽ മനസ്സിന് സമാധാനവും ശാന്തിയുമൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഇടക്കിടക്ക് പുറത്തോട്ട് അല്ലാതെ യാത്ര ചെയ്തു പോവാം. അല്ലാതെ യാത്ര ചെയ്തു പോവാല്ലേ? ആഹ് പിന്നെ ചോയിക്കാൻ ഇപ്പോൾ താങ്കള് ആലപ്പുഴയിൽ പോണതൊക്കെ ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആലപ്പുഴയല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങള് ഒരുപാട് താനെ യാത്ര ചെയ്തു പോവണം. അല്ലെങ്കി ആ സ്ഥലം കാണണന്ന് ആഗ്രഹമുണ്ടായിട്ടുണ്ടോ? അതെ ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊപ്പം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കു മുന്നേ എറണാകുളത്ത് വരെയൊന്ന് പോയിരുന്നു. അവിടുത്തെ ഞങ്ങള് അവിടെ ഒരു വീട് എടുത്താട്ടാണ് താമസിച്ചിരുന്നത്. ആ വീട് എന്നും ഞങ്ങൾക്ക് നല്ലൊരു ഓർമ്മയാണ്. അവിടെ പോണന്നാണ് .

അതേല്ലേ? ആഹ് അപ്പോ ഒറ്റക്ക് പോണതാണോ അതോ കൂട്ടുകാരെ ഒപ്പം പോണതാണോ? നല്ലതല്ലേ? ആഹ് പിന്നേ നമ്മൾടെ ജീവിതത്തില് കുറെയധികം ആൾക്കാരെ ഒക്കെ നമ്മള് യാത്ര ചെയ്യുമ്പോ കാണുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂട്ടുകാരോടൊപ്പം പൂവ്വന്നായിരിക്കും നല്ലത് അങ്ങനെ നമ്മൾടെ യാത്രയിലൂടെ പരിചയപ്പെട്ട് അല്ലെങ്കിൽ യാത്ര കാരണം നമ്മൾക്കൊരു നല്ലൊരു പാഠം ഒരാളിൽ നിന്ന് ലഭിച്ചു അങ്ങനെക്കെ പറയാനാണെങ്കി താങ്കൾക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെ ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് കോയമ്പത്തൂരിലേക്ക് പോയപ്പോ ഒരു വാഹനത്തിക്കൂടി പോയപ്പോഴാണ് ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയത്. അവിടെനിന്നും ഞങ്ങള് ഏഹ് സുഹൃത്തുക്കളായി. ഞങ്ങള് ഇപ്പഴും സമൂഹമാധ്യമം വഴി ഞങ്ങള് ആഹ് ബന്ധപ്പെടാറുണ്ട്. അതേ അതേ അല്ലേ? ആ ആ ആ അപ്പൊ ഇത്രയും നേരം എനിക്ക് വേണ്ടി സമയംചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കെട്ടോ. യാത്രകളൊക്കെ എപ്പഴും അനിവാര്യം തന്നാണ്. നമ്മള് ആഹ് നമ്മൾടെ ഓരോ ജീവിതത്തിലും യാത്രയൊക്കെ ഏറ്റവും കൂടുതലും നല്ലതാ.